ഈ figure നോക്കിക്കേ മൂന്ന് mark question ആ ട്ടോ ഇത്ര രണ്ടു ആണെണെങ്കി ഇത് മൂന്ന് ആണ് അപ്പൊ കൊറച്ച് tough ആയിരിക്കും in the figure ഈ figure നോക്ക p a is equal to p d ഞാൻ ദാ colour ല് വച്ച് mark എയ്‌തരാം ഇപ്പോ നോക്കിയേ p a ന്ന്‌ പറയുന്ന side p d ആയിട്ട് equal ആണ് കണ്ടോ ഈ p a ഉം p d ഉം equal ആണ് a b is equal to b c. a b is equal to b c is equal to c d ദാ ഈ രണ്ട് side ഉം ദാ മൂന്ന് ആൾക്കാരും same ആണ് ഇനി എന്താണ് പറയുന്നത് if angle a is equal to fifty degree ഇവിടെ തന്ന ഈ angle fifty degree ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടു പിടിക്കണ്ടത് d കണ്ടു പിടിക്കണം വളരെ simple ല്ലേ അത് കണ്ട്‌ പിടിയ്ക്കാൻ പറ്റും പിന്നെ ആരെയാണു p b ന്ന്‌ പറയുന്ന ആള് five centi metre ആണ് p b ഈ ആള് five ആണെങ്കിൽ നോക്കിയേ ഈ line അങ്ങനെ ആണേൽ നമ്മള് p c കണ്ടുപിടിക്കണം അത് നമ്മുക്ക് കണ്ടുപിടിക്കാം എല്ലാം simple ആണ് ശ്രദ്ധിച്ച് കേൾക്കാ ഞാൻ ഓരോ step ഉം വളരെ slow ആയിട്ട് slow ആയിട്ട് പറഞ്ഞേരാം ആദ്യം തന്നെ നിങ്ങള് നോക്കണ്ടത് എന്താണ് നിങ്ങൾക്ക് ചോദിച്ചത് a ഉം d ഉം ആണ് ല്ലേ അപ്പൊ ഞാൻ ആ triangle ഞാൻ ഒന്നൂടി മാറ്റി വരക്ക ട്ടോ same triangle ളെ ഞാൻ എന്താ ഈ രണ്ട് line വരക്കിനില്ല തൽക്കാലം വരക്കിനില്ല നമ്മുക്ക് simple ആയിട്ട് മനസ്സിലാവുന്നില്ല p ഇണ്ട് a ഇണ്ട് d ഇണ്ട് okay നമ്മളോട് പറഞ്ഞു p ഉം ദ p a ഉം p d ഉം equal ആണ് നമ്മുക്ക് അറിയാം okay ഇത് fifty degree ആണെങ്കിൽ നോക്കിക്കിയേ മന്നസ്സിലാക്കണ്ടേ ഒരേ ഒരു കാര്യുള്ളു ഈ side ഉം ഈ side ഉം equal ആണെങ്കിൽ opposite ആയ angles ഉം equal ആണ്. അപ്പോൾ angle ദാ നോക്കിക്കേ c a is equal to c d അത് കൊണ്ട് നമ്മുക്ക് പറയാം angle a is equal to angle d. okay. angle a ഉം angle d ഉ ആണ് അപ്പോൾ angle a ന്നു പറയുമ്പോൾ fifty degree ആയോണ്ട് angle d ന്ന്‌ പറയുമ്പോൾ fifty degree ആണ് വളരെ simple ആയിട്ട് കിട്ടി okay ഇതെന്നാണ് നമ്മൾ നേരത്തത്തെ കൊറേ questions ആയിട്ട് practice എയ്യണത്. ഇത് fifty degree. okay simple അല്ലെ അത്തറുള്ളു ഇത്ര ആലോചിച്ചാൽ മതി ഈ രണ്ട് side ഉകൾ equal ആണ് ആ രണ്ട്‌ angle ഉകളും equal ആയിരിക്കണം അത്തറുള്ളു ഉള്ളു Isosceles triangle ന്ന്‌ പറയും okay

okay ഇവിടെ ആണോ a ഉം d ഉം വരുന്നത്? yes പിന്നെന്താണ് ഇത് ഞാൻ വേറെ colour ല് വരചെരാം p b ഉണ്ട് p c ഉണ്ട് അല്ലെ p b ഉണ്ട് p c ഉണ്ട് നമ്മുക്ക് അറിയാം ഇത് fifty ആണ് ഇത് fifty ആണ് ഇത് equal ആണ് ഇത് equal ആണെന്ന് അറിയാം പിന്നെ നമ്മക്ക് വേറെ അറിയുന്ന കാര്യം എന്താണ് ഈ side ഉകൾ equal ആണ് അല്ലെ നോക്കിയേ ഇനി നമ്മൾ നോക്കണ്ടത് എന്താണ് നമ്മൾ ഓരോ അതിബുദ്ധി ഒന്നും വേണ്ട നമ്മൾ എന്താണ് ഇയാള് four centi metre ആണ് ഈ p c കണ്ട് പിടിക്കാൻ പറഞ്ഞു ഇനി നമ്മുക്ക് എന്താ triangle രണ്ടു triangle ൽ നിങ്ങള് നോക്കേണ്ടത് എന്താണ് first triangle നോക്കണ്ടത് triangle p a b p a b ഉം triangle എന്താണ് p c d p c d okay ഇനി നോക്കിക്കേ p a യും p ഇതും നോക്കിക്കേ p a ഈ രണ്ട്‌ triangle നോക്കാണെങ്കി നിങ്ങൾക്ക് മനസ്സിലാവും p a is equal to p d നോക്കിക്കേ ഈ side ഉം ഈ side ഉം equal ആണല്ലോ അത് equal ആ അതിനിടക്കുള്ള angle a is equal to angle എന്താണ് d അതും നമ്മള് കണ്ടുപിടിച്ചു angle d ഇനി പറഞ്ഞിട്ടിണ്ട്‌ a b ഉം b c ഉം c d ഉം equal ആണെന്കി നമ്മുക്ക് പറയാം a b is equal to c d ല്ലേ a b is equal to c d ന്ന്‌ പറയാലോ അങ്ങനെയാണേ നിങ്ങള് നോക്കിക്കേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു two sides

hello ഫെഡറൽ ബാങ്ക് customer service ലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ

okay അപ്പം ആഹ് okay അപ്പം ഇത് ശരിക്കും PayPal ല്‍ ഏർ details അടിച്ചുകൊടുത്തപ്പം പറ്റിയ mistake ആണോ അതോ ബാങ്കുമായി related ആണോ? OKay Okay Okay Okay Okay Okay അപ്പം അഹ് mam ൻ്റെ പേരെന്താണ്? സ്മിത ശ്രയാ Okay ശ്രയാ ആഹ് phone number ഒന്ന് പറയാമോ?

ഈ number ഒന്ന് check ചെയ്യണേ eight five three two five four nine eight four six ആ date~ date of birth ഒന്ന് പറയാമോ? authentication വേണ്ടിയാണ് കേട്ടോ. ആഹ് registered email ID ഒന്ന് പറയാമോ ഫെഡറല്‍ബാങ്കിലെ? ആഹ് Okay, authentication ന് സഹായിച്ചതിന് നന്ദി. ആഹ് ഇപ്പം PayPal ൽ എന്തിനാണ് mam ന് എന്തിനാണ് PayPal ല്‍ ഇപ്പം register ചെയ്യുന്നത് account എടുക്കുന്നത്?

okay ഇതിപ്പം നമ്മള്‍ check ചെയ്തപ്പം ഇന്നലെ രാത്രി ആയിരുന്നല്ലേ ഒന്‍പത് മണിക്കാണല്ലേ try ചെയ്തത് PayPal account ഉണ്ടാക്കാന്‍? ഇതിപ്പം generally നമുക്കിപ്പം ഏർ ഫെഡറല് വെച്ച് പിന്നെ account PayPal തുടങ്ങുന്നതുകൊണ്ട് വല്യ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിപ്പം നമുക്ക് നമ്മുടെ RBI യുടെ തന്നെ കുറച്ച് regulations ഉണ്ട് rules ഉണ്ട് നമ്മുടെ customers നെ protect ചെയ്യാന്‍ വേണ്ടി RBI തന്നെ കുറച്ച് regulations rules ഇറക്കിയിട്ടുണ്ട് അതായതു ആഹ് എന്താ പറയുക നമ്മുടെ account details ഒക്കെ വേറെ site ല് issues അവാതിരിക്കാനും അല്ലെങ്കില്‍ അത് manipulate ചെയ്യാതിരിക്കാനും വേണ്ടീട്ട്

create ചെയ്യാന്‍ പറ്റാതിരുന്നത് അല്ലെങ്കില്‍ ആ നമ്മളിപ്പം ചെയ്യാന്‍ നോക്കിയ specific website ഇപ്പം PayPal account തുടങ്ങുന്നത് ഏതെങ്കിലുമൊരു website ല്‍ എന്തെങ്കിലുമൊരു use നു വേണ്ടിയായിരിക്കും അപ്പൊ ആ specific website ല്‍ ഒരു reliablity യും ഇല്ലാത്തകൊണ്ടായിരിക്കാം ചിലപ്പം ആഹ് അങ്ങനെ ഒരു action വന്നത് ചെയ്തത്. അല്ലാതെ ഈ ഇപ്പൊ ഈ പറഞ്ഞ appork എന്ന് പറഞ്ഞ ആ site ല്‍ അല്ല. okay okay okay mam ഇപ്പം നമുക്കിപ്പോ PayPal ല്‍ account തുടങ്ങണം എന്നുണ്ടെങ്കില്‍ രണ്ട് type of account നമുക്ക് തുടങ്ങാന്‍ പറ്റും അതായത് ഒന്ന് individual account ഉം ഒന്ന് business account മാണ്. നമ്മളിപ്പം individual account തുടങ്ങുമ്പഴത്തേക്കും international transactions അതില്‍ പറ്റില്ല. mam ഇപ്പം PayPal തുടങ്ങാന്‍ ഉദ്ദേശിച്ചത് പറയുമ്പോ എനിക്ക് മനസ്സിലായത് international transactions ചെയ്യാന്‍ വേണ്ടിയാണ് അല്ലെ?

ആഹ് okay അതാണ് business മുണ്ട് business ആകുമ്പോഴാണ് നമുക്ക് international transactions എല്ലാം നമുക്ക് clear ആയി ചെയ്യാന്‍ പറ്റുന്നത്. അല്ലെങ്കില്‍ individual ആണെങ്കില്‍ നമുക്ക് just shopping purpose നു വേണ്ടി മാത്രം നമുക്ക് pay ചെയ്യാന്‍പറ്റും. അല്ലാതെ ഒരിക്കലും ഒരു ഒരു ആ ഒരു transaction ഒരു business ആയിട്ട് ഒരു work ന് ഒരു consideration എന്ന രീതിയില്‍ ചെയ്യുമ്പഴത്തെക്കും അത് നമുക്ക് ചെയ്യാന്‍ പറ്റില്ല പിന്നെ ഈ appork എന്ന് പറഞ്ഞ

ഇപ്പം mam നിപ്പം work ചെയ്തിട്ട് salary വരാനാണ്. അതിനിപ്പം PayPal ല്‍ ഒറ്റൊരു option ഉള്ളു. PayPal ലാണ്ചെയ്യുന്നതെങ്കില്‍ അത് ഫെഡറല്‍ ബാങ്കിന് business transaction വേണ്ടി എടുത്ത് ചെയ്യണം. പിന്നെ ഞാന്‍ ഇപ്പ check ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് നമുക്കിപ്പം appork എന്ന് പറഞ്ഞ platform ഇപ്പം നല്ല നല്ല നല്ല rate നല്ല എന്താ പറയുക നല്ല value കൂടി വന്നുകൊണ്ടിരിക്കയാണ് അതില് direct mam ന്റെ ഫെഡറല്‍ account ന്റെ accountdetails ഉം IFSC യും direct apport ല്‍ add ചെയ്‌താല്‍ മാത്രം മതി അത് complete ആയിക്കൊള്ളും കുഴപ്പമൊന്നുമില്ല. ആ നമുക്കിപ്പം PayPal account അതിനുവേണ്ടി എടുക്കാന്‍ നിക്കണമെന്നില്ല PayPal account എടുക്കുമ്പോഉള്ള പ്രശ്നം എന്ന് പറഞ്ഞ്കഴിഞ്ഞാല്‍ PayPal account എടുത്ത്കഴിഞ്ഞാല്‍ അവര്‍ക്ക് എത്രയോ ഒരു processing fees കുറച്ചുണ്ട് comparatively PayPal ന്റെ processing fees ആണ്കുടുതല്‍. നമ്മടെ local bank details add ചെയ്യുന്നതിനെക്കാളില്‍ അപ്പൊ നമുക്ക് ഒരുകാര്യം ചെയ്യാന്‍ പറ്റും apport ല്‍ direct ഈ ഫെഡറലിന്റ account number ഉം IFSC കോഡും affluent details ഉം add ചെയ്ത് കൊടുത്താല്‍ മതി. അപ്പൊ എന്തെങ്കിലും ഒരു error ഇനി വന്നു കഴിഞ്ഞാല്‍ അത് ചിലപ്പം RBI യുടെ regulations വെച്ചിട്ട് on its own അപ്പം RBI അറിയാലോ റിസര്‍വ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് mam ഒരു law graduate ആയതുകൊണ്ട് അതിനെപറ്റിഎല്ലാ idea യും കാണും. അത് ഞാന്‍ ഇനി കുടുതല്‍ പറയണമെന്ന് തോന്നുന്നില്ല.

ആഹ് ഒരു കാര്യം ചെയ്യാന്‍ പറ്റും ഞാന്‍ പറഞ്ഞത് അതാണ്‌ mam ഇപ്പം mam ഒന്നുകൂടി apport എടുത്തിട്ട് payment process complete ആക്കാന്‍ നോക്കുക apport ന്റെ site ല്‍ കേറീട്ട് തന്നെ add ചെയ്യുക. add ചെയ്തിട്ടും വന്നില്ലെങ്കില്‍ ഒന്നൂടി ഒന്ന് ഒരു message വരും. ഈ add ചെയ്തിട്ട് വന്നില്ലെങ്കില്‍തന്നെ ഫെഡറല്‍ ബാങ്കിന്റെ message directregistered ഫോണ്‍ നമ്പരിലോട്ട് വരും. അപ്പഴത്തേക്കും international transactions on ആക്കിയാല്‍ മതി. കാര്യം ഞാനിപ്പോ check ചെയ്തപ്പഴത്തെക്കും ഇതില് already international transactions on ആണ്. അപ്പൊ ഇനിയിപ്പം കുടുതല്‍ വേറെ ചിന്തിക്കാനൊന്നുമില്ല. അപ്പം apport ല് ആഹ് നമുക്ക് register ചെയ്യാന്‍ പറ്റും. bank account details ഒക്കെ നമുക്ക് add ചെയ്യാന്‍ പറ്റും. already ഈ account holder ഈ account ല്‍ international transactions on ആണ്കാണിക്കുന്നത്. ആ ഒന്നുകുടി ചെയ്തു നോക്കിയാല്‍ മതി അത് ശരിയായിക്കൊള്ളും.

okay രണ്ട് sim ഇപ്പൊ already രണ്ട് sim ഒരു ഫോണില് use ചെയ്യുന്നുണ്ട്. ആ അതെയതെ അതെ അതെയതെ അതെ അപ്പം അത് അത്

okay പട്ടം അങ്ങനെയാണെങ്കില്‍ എന്നാ ഒരു കാര്യം ചെയ്യണം mam ഒരു request letter എഴുതണം അതായതു ആഹ് ഉം ആഹ് അതായത് നമുക്ക് ബാങ്കില്‍ വന്നാല്‍ ബാങ്കില്‍ ബാ ബാങ്കിലേക്കാണ് ബാങ്കിലേക്ക് request letter എഴുതണം പറയണം നമുക്ക് നമ്മുടെ കാര്യം state ചെയ്യണം okay നമുക്കിപ്പോ ഇങ്ങനെ ഒരു സംഭവമുള്ളത്കൊണ്ട് നമുക്ക് numberchange ചെയ്യണം അപ്പഴത്തെക്കും full address ഉം card details ഉം വെച്ചിട്ട് ആഹ് in person തന്നെ ഇവിടുത്തെപട്ടത്ത് branch ല്‍ വന്നിട്ട് ആഹ് request letter കൊടുത്താല്‍മതി ബാങ്കില്‍ തന്നെ കൊടുത്താല്‍ മതി. അപ്പഴത്തെക്കും പിന്നെങ്ങനാ അതിന്റെ process എന്ന് വെച്ച് കഴിഞ്ഞാല്‍ അവര് തന്നെ പറഞ്ഞുതരും അത് കുഴപ്പമില്ല പക്ഷേ എന്തായാലും ആള് വരണം കാര്യം നമ്മളിതിപ്പം ഇത്രേം ഒരു confidential ആയിട്ടുള്ള ഒരു

ഉം അഹ് okay ആഹ് ഏർ

കാ കാര്‍ഡ് ഒരുപാട use ചെയ്ത് use ചെയ്ത് scratches ഒക്കെആയിട്ടുണ്ടോ?

ആ ഇത് വളരെ rare ആയിട്ട് വരുന്നതാണു അതൊരു കാരണമാവാം എനിക്കിപ്പൊ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ന്നു വെച്ച്കഴിഞ്ഞാൽ നമുക്കിപ്പൊ കാർഡ് അല്ലാതെ like swipe ചെയ്യുന്നത് മാത്രമല്ല rough ആയിട്ട് use ചെയ്തിട്ട് നമ്മടെ അവ അവർ authenticate ചെയ്ത സംഭവം ഉണ്ടല്ലോ നമ്മടെ machine ൽ വെക്കുമ്പോഴത്തേക്കും ആ scanner ആ scanner ൻ്റവിടെ നല്ല like scratches ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ആഹ് ഒറ്റയടിക്കങ്ങ് അഹ് like process ചെയ്യാൻ പാടാരിക്കും. അതൊരു reason ആവാം. അതുകൊണ്ടായിരിക്കാം കാർഡ് എടുക്കാത്തത്. അതല്ല എനിയിപ്പൊ നമുക്ക് account ൽ ൽ എന്തേലും പ്രശ്നമുണ്ട് ഏർ അല്ലെങ്കിൽ അതിൻ്റെ functioning എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അവിടെ ആ ൽ പൈസ ഇല്ല ഇങ്ങനത്തെ reasons ഒക്കെയാണെങ്കിൽ branch ൻ്റെയടുത്തായ ഫെഡറൽ ബാങ്കാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ notification അത് വെക്കും. ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ അവിടെ cash ഇല്ലെന്നോ ആ ഇത് എന്തെങ്കിലുമൊരു

ആഹ് ആഹ് അഹ് അതെയതെ പുതിയ കാർഡ് issue ചെയ്യണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പൊ ഈ number മാറ്റാൻ എന്തായാലും ബാങ്കിൽ പോകുന്നുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ അതിന്റെ കൂടെത്തന്നെ ആഹ് നമുക്കാദ്യം നമുക്ക് ഞാനൊരു link share ചെയ്യാം. okay അപ്പം ആ link ൽ കയറീട്ട് ഏർ mam mam ൻ്റെ account details കാര്യങ്ങളൊക്കെ അടിച്ചുകൊടുത്തിട്ട് ഇങ്ങനെയൊരു request ചെയ്യണം

കൊണ്ട് ഈ branch ൽത്തന്നെ വന്നോളൂ. ഓ നമ്മളിപ്പം registered branch ൽത്തന്നെ പട്ടത്തൊള്ള branch അവിടല്ലേ register ചെയ്തേക്കുന്നെ. അവിടെത്തന്നെ വന്ന് ഈ concern arise ചെയ്താൽ മതി. അപ്പോ പുതിയ ബാങ്ക് issue കാർഡ് issue ആയിക്കോളും. പുതിയ കാർഡ് ആദ്യം register ചെയ്ത ബാങ്ക് address ൽ തന്നെ address തന്നെ പെട്ടെന്ന് കാർഡ് post വഴി വന്നോളും. പെട്ടെന്ന് തന്നെ നടക്കും ഒരു കുഴപ്പോമില്ല. അതും ഒരുപാട് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ process ഒക്കെ fast ആയിട്ട് തന്നെ complete ആയിക്കഴിഞ്ഞു. അധാറായാലും മതി ആഹ് ആധാറാണ്‌ ആധാറാണ്‌ ഏറ്റവും bestlicense ൻ്റെ license ആയാലും മതി. അതാണ്‌ best ഫോട്ടോയും മറക്കണ്ട രണ്ട് ഫോട്ടോ വേണം. ആഹ് ഇത് രണ്ടുമായിട്ട് ഇതുരണ്ടുമായിട്ട് പോയിട്ട് ബാങ്കിൽ ചെന്നാ മതി. ഇല്ല സമയമൊന്നുമെടുക്കില്ല ഒരു ഒരു ഒരു അന്ന് തന്നെ വേണെൽ within twenty four hours തന്നെ കാർഡ് ഇതിൻ്റെ ഇത് sanctrion approve ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ post വരാനുള്ള താമസം മാത്രേയുള്ളു. അത് പെട്ടെന്ന് തന്നെ speed post തന്നെ ഫെഡറൽ ബാങ്ക്കാരുതന്നെ direct ഏർ രെ registered address ൽ തന്നെ അയച്ചോളും. കുഴപ്പമൊന്നുമില്ല വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? okay okay okay ഫെഡറൽ ബാങ്കിലേക്ക് വിളിച്ചതിനു നന്ദി thank you അഞ്ചു minute കഴിഞ്ഞാനായിരുന്നെ അതായിരുന്നെ ആഹ് എന്നിട്ട് പുതിയ എങ്ങനത്തെയൊക്കെ രീതിയിലുള്ളതാ ഇറങ്ങുന്നത് വേറൊന്നുല്ല അതിനകത്ത് ഓരോന്നിനും ഓ നമ്മളെ full മടക്കി തിരിക്കാവുന്ന type ഉണ്ട്

നമ്മടെ ഇഷ്ട്ടം അനുസരിച്ച്‌ purpose അനുസരിച്ച്‌ സാനം use ചെയ്യാൻ പറ്റുന്നതും

നമ്മളെ ആ tab പോലെ use ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പൾത്തെ full touch ഉം പക്ഷെ ഇപ്പൾത്ത പിള്ളാർക്കല്ലും കൂടുതൽ ഇഷ്‌ടം gaming PC gaming PC ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കോളും

high നോക്കി game കളിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ചെറിയ ചെറിയ ഇതൊന്നല്ല നല്ല രീതിയിൽ graphics ഇട്ട്

ഹും അതൊക്കെ എത്രണ്ടേ എത്ര എത്ര വെലയുടെ ഒക്കെ ആകും

desktop ഒക്കെ assemble ചെയ്തെടുക്കുന്നെ പുള്ളാർക് പുള്ളാർടേതായ ഇഷ്ടത്തിന് അത് desk top വരെ ഒരു ലക്ഷം രൂപ game കളിയ്ക്കാൻ വേണ്ടി മാത്രം

അതന്നു വെച്ചയ്‌നാ high configuration സാനങ്ങളാ graphics അയ്‌ന support ചെയ്യാനുള്ള board ഉം

ആഹ് നാളെ check എയ്തോ ഇവിടുന്ന്

എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോത്തർക്കും ഇപ്പൾത്തെ പുള്ളേരല്ലേ എല്ലാർക്കും അവരെഅവരെന്നെ നെക്കി നോക്കി നോക്കിയാ നമ്മക്ക് കൊണ്ടതെരും അത് നമ്മൾ assemble ചെയ്‌ത്‌ കൊടുത്താൽ മാത്രം മതി

അത്കൊണ്ട് നമ്മൾട്ത്ത് വന്ന് ഇന്ന സാനം വേണോന് പറയും നമ്മൾ അത് വെച്ച് കൊടുക്കും നല്ല സാനം ഏതാ കൊള്ളാത്ത സാനേതാ

ആഹ് എയ്യുമ്പൊ ഓരോ സാധനങ്ങൾ assemble ചെയ്തെട്ക്കണ്ടെ

അപ്പൊ game ന്റെ ആവുമ്പം അപ്പം എട്ത്തു

ഉം അങ്ങന assembled ചെയ്ത് എടുക്കുന്നെയാണ് മിക്യതും gaming ഉം PC യു എല്ലാം ഉം

ആ പറഞ്ഞോ ആരെ അത് ലവമ്മാര് ഉം അതങ്ങനെ assemble ചെയ്ത് എടുക്കുന്നെയാണ് assemble ചെയ്ത് എടുക്കുന്നെ ആയിരിക്കും എല്ലാരും പറീന്ന കൊറച്ചൂടി നല്ലത് branded ആയിട്ട് വരുന്ന laptop നകത്ത് നമ്മക്ക് ഒരു സാനം പിന്നീട് കേട്ടാൻ പറ്റത്തില്ല

എല്ലാം ഇതായിട്ടാ വരുന്ന assemble ചെയ്താ സാധനത്തിനകത്ത് അവരടെ branded സാനം തന്നെ കേറ്റണ്ട വെരും പിന്നീട് നമ്മള് കേറ്റുന്ന നമ്മക്ക് വരുന്നേ web type സാനാണെങ്കി നമ്മക്ക് വരുന്നേ അല്ലാത്ത cabin അ വരുന്നേ

normal cabin അകത്ത് വെച്ചുവിടും normal cabin

ആഹ് ഈ web type നകത്ത് നമ്മക്കൊന്നും പുതിയതായിട്ട് ഒന്നും കേറ്റാ നമുക്ക് ഇവിടെ വരുന്ന സാനങ്ങളെല്ലാം

അത് നമ്മടെ ഇവിടത്തെ cabin നകത്ത് വരുമ്പം വലുപ്പം കൂടുതലായിരിക്കും

അങ്ങനൊക്കാണ് പിന്നെ ഓരോ customers ന് ഓരോ ഇതുണ്ടല്ലോ

ചെലവർക്ക് ഭയങ്കര ദേഷ്യ ഭാവം ചെലവര് എടത്തരം നിക്കും ചെലവർക്ക്‌ ദേഷ്യം വന്നാൽ ഒന്നും മിണ്ടാതെ നിന്നിട്ട്